ലിബ്രിയോഫീസ് Writerൽ ഫൈൻഡ് ആൻഡ് റിപ്ലേസ് ഓട്ടോകറക്ട് faetureകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് ഫൈൻഡ് ആൻഡ് റിപ്ലേസ് സ്പെൽചെക്ക് ഓട്ടോകറക്ട് ഇതിനായി ഉപയോഗിക്കുന്നത് ഗ്നു ലിബ്രിയോഫീസ് സ്യൂട്ട് വെർഷൻ 334 ഇപ്പോൾ Writerലെ ഫൈൻഡ് ആൻഡ് റിപ്ലേസ് ബട്ടണെ കുറിച്ച് പഠിക്കാം
ഇത് ഒരു ഡോക്യുമെന്റിൽ ചില ടെക്സ്റ്റിനായി തിരയുകയും ചിലപ്പോൾ അതിന് പകരം മറ്റൊന്ന് വയ്ക്കുകയും ചെയ്യുന്നു
ഒരു ഉദാഹരണത്തിലൂടെ ഇത് നോക്കാം
ആദ്യം resumeഓഡ്റ്റ് ഫയൽ തുറക്കുക
എഡിറ്റ് ഓപ്ഷൻ എന്നിട്ട് ഫൈൻഡ് ആൻഡ് റിപ്ലേസ് ക്ലിക്ക് ചെയ്യുക
മറ്റൊരു രീതിയിൽ സ്റ്റാൻഡർഡ് ടൂൾ ബാറിൽ അതിനായുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ആകാം
സെർച്ച് ഫോർ റിപ്ലേസ് വിത്ത് എന്നീ ഫീൽഡുകൾ ഉള്ള ഒരു ഡയലോഗ് ബോക്സ് തുറക്കുന്നു
നിങ്ങൾക്ക് തിരയേണ്ട ടെക്സ്റ്റ് സെർച്ച് ഫോർ ഫീൽഡിൽ കൊടുക്കുക
ഉദാഹരണത്തിന് നമ്മുടെ ഡോക്യുമെന്റിൽ രമേഷ് എന്ന് എവിടെയൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് നോക്കാം
അതിനായി സെർച്ച് ഫോർ ഫീൽഡിൽ രമേഷ് എന്ന് ടൈപ്പ് ചെയ്യുക
ഫൈൻഡ് ആൽ ക്ലിക്ക് ചെയ്യുക
ഡോക്യുമെന്റിൽ രമേഷ് ഉള്ള സ്ഥലങ്ങളെല്ലാം ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത് കാണാം
റിപ്ലേസ് വിത്ത് ഫീൽഡിൽ നിങ്ങൾക്ക് ഇതിന് പകരം നൽകേണ്ട ടെക്സ്റ്റ് കൊടുക്കുക
ഉദാഹരണത്തിന് Rameshന് പകരം മനീഷ് കൊടുക്കാം
അതിനായി മനീഷ് എന്ന് റിപ്ലേസ് വിത്ത് ടാബിൽ ടൈപ്പ് ചെയ്യുക
റിപ്ലേസ് ആൽ ക്ലിക്ക് ചെയ്യുക
ഡോക്യുമെന്റിൽ രമേഷ് ഉള്ളിടതൊക്കെ മനീഷ് ആയത് കാണാം
ഡയലോഗ് ബോക്സിന്റെ കീഴ് ഭാഗത്ത് മോർ ഓപ്ഷൻസ് എന്ന ബട്ടൺ കാണാം
അതിൽ ക്ലിക്ക് ചെയ്യുക
മോർ ഓപ്ഷൻസ് ബട്ടണിൽ ചില പ്രത്യേക ഫൈൻഡ് ആൻഡ് റിപ്ലേസ് ഓപ്ഷനുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ട്
ബാക്ക്വാർഡ്സ് ഇത് ടെക്സ്റ്റിനായി താഴെ നിന്ന് മുകളിലേക്ക് തിരയുന്നു
കറന്റ് സെലക്ഷൻ ഓൺലി ഇത് സിലക്റ്റ് ചെയ്ത ടെക്സ്റ്റിനുള്ളിൽ മാത്രം ആ ടെക്സ്റ്റിനായി തിരയുന്നു
ഇതിന് ചില അഡ്വാൻസ്ഡ് ഓപ്ഷനുകളുമുണ്ട് റെഗുലർ എക്സ്പ്രഷൻസ് സെർച്ച് ഫോർ സ്റ്റൈൽസ് തുടങ്ങിയവ
ഡയലോഗ് ബോക്സിന് വലത് വശത്ത് മൂന്ന് ഓപ്ഷനുകൾ കൂടി ഉള്ളതായി കാണാം
അവ അട്രിബ്യൂട്ട്സ് ഫോർമാറ്റ് നോ ഫോർമാറ്റ്
അവ usersന് അഡ്വാൻസ്ഡ് ആയ ഫൈൻഡ് ആൻഡ് റിപ്ലേസ് ഓപ്ഷനുകൾ നല്കുന്നു
ഇത് ക്ലോസ് ചെയ്യുന്നു
ഇവയെ കുറിച്ച് നമ്മൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയ ട്യൂട്ടോറിയലുകളിൽ പഠിക്കുന്നു
ഫൈൻഡ് ആൻഡ് റിപ്ലേസ് featureനെ പഠിച്ച ശേഷം നമ്മളിപ്പോൾ സ്പെൽചെക്ക് ഉപയോഗിച്ച് സ്പെല്ലിങ്സ് പരിശോധിക്കുന്നത് പഠിക്കുന്നു
ഒരു ഡോക്യുമെന്റിന്റെ സിലക്റ്റ് ചെയ്ത ഭാഗത്തെ അല്ലെങ്കിൽ മുഴുവൻ ഭാഗത്തേയും സ്പെല്ലിങ് mistakeകൾ പരിശോധിക്കുന്നതിന് സ്പെൽചെക്ക് ഉപയോഗിക്കുന്നു
സ്പെൽചെക്ക് cursorന്റെ നിലവിലുള്ള ഭാഗത്ത് നിന്നും ആരംഭിച്ച് ഒരു ഡോക്യുമെന്റിന്റെ അല്ലെങ്കിൽ സിലക്ഷന്റെ അവസാനം വരെ പരിശോധിക്കുന്നു
എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡോക്യുമെന്റിന്റെ ആദ്യം മുതൽ സ്പെൽചെക്ക് നടത്താനുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാം
സ്പെൽചെക്ക് വാക്കുകളിലെ തെറ്റുകൾ പരിശോധിക്കുകയും വേണമെങ്കിൽ പരിചിതമല്ലാത്ത വാക്കുകൾ ഡിക്ഷ്ണറിയിൽ ചേർക്കാനുള്ള ഓപ്ഷൻ നല്കുകയും ചെയ്യുന്നു
ഇത് എങ്ങനെ നടക്കുന്നു എന്ന് നോക്കാം
സ്പെൽചെക്ക് ഓരോ ഭാഷയ്ക്കും പ്രത്യേകമായുണ്ട്
ഉദാഹരണത്തിന് മെനു ബാറിലെ ടൂൾസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക
അപ്പോൾ കാണുന്ന ഡയലോഗ് ബോക്സിൽ ലാംഗ്വേജ് സെറ്റിംഗ്സ് എന്നിട്ട് ലാംഗ്വേജസ് ക്ലിക്ക് ചെയ്യുക
യൂസർ ഇന്റർഫേസ് ഓപ്ഷന് താഴെ ഡിഫാൾട്ട് ഓപ്ഷൻ ആയി ഇംഗ്ലിഷ് USAതിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക
അതിന് താഴെ ലോക്കേൽ സെറ്റിംഗ് ഫീൽഡിൽ ഡൌൺ അറോ ക്ലിക്ക് ചെയ്ത് ഇംഗ്ലിഷ് ഉസ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക
ഇപ്പോൾ ഡിഫോൾട്ട് ലാംഗ്വേജസ് ഫോർ ഡോക്യുമെന്റ്സ് ഹെഡിംഗിന് താഴെ വെസ്റ്റർൻ ഫീൽഡിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഡിഫാൾട്ട് ലാംഗ്വേജ് ഇംഗ്ലിഷ് Indiaആണ്
ഇംഗ്ലിഷ് Indiaക്ക് സ്പെൽ checkന് ആവശ്യമായ ഡിക്ഷ്ണറി ഉണ്ടാകാൻ ഇടയില്ലാത്തതിനാൽ ലാംഗ്വേജ് ഇംഗ്ലിഷ് USAലേക്ക് മാറ്റുന്നു
വെസ്റ്റർൻ ഫീൽഡിലെ ഡൌൺ അറോ ക്ലിക്ക് ചെയ്തിട്ട് ഇംഗ്ലിഷ് ഉസ ക്ലിക്ക് ചെയ്യുക
അവസാനമായി ഒക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ഇപ്പോൾ നമ്മൾ ഇംഗ്ലിഷ് USAക്ക് വേണ്ടി സ്പെൽചെക്ക് എങ്ങനെ നടക്കുന്നു എന്ന് കാണാൻ സജ്ജമാണ്
സ്പെല്ലിങ് ആൻഡ് ഗ്രാമർ ഫീച്ചർ ഉപയോഗിക്കുന്നതിനായി ഓട്ടോസ്പെൽചെക്ക് എനബിൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക
എനബിൾ അല്ലെങ്കിൽ ടൂൾ ബാറിലെ ഓട്ടോസ്പെൽചെക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
നമ്മുടെ resumeഓഡ്റ്റ് ഫയലിൽ മദർസ് Occupationന് താഴെ ഹൌസ്വൈഫ് എന്നത് തെറ്റായി ഹ്യൂസ്വൈഫ് എന്ന് കൊടുത്ത് സ്പേസ് ബാർ പ്രസ് ചെയ്യുക
തെറ്റായ വാക്കിന് താഴെ ഒരു ചുവപ്പ് വര കാണുന്നു
കർസർ husewifeന് മുകളിൽ വച്ചിട്ട് സ്റ്റാൻഡർഡ് ടൂൾ ബാറിൽ സ്പെല്ലിങ് ആൻഡ് ഗ്രാമർ ഐക്കൺ ക്ലിക്ക് ചെയ്യുക
നോട്ട് ഇൻ ഡിക്ഷണറി ഫീൽഡിൽ ആ വാക്ക് കാണാം
അക്ഷര തെറ്റുള്ള വാക്ക് ചുവപ്പ് നിറത്തിൽ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നു
സജ്ജസ്ഷൻസ് ബോക്സിൽ ശരിയായ വാക്കിന് വിവിധ നിർദേശങ്ങൾ കാണാം
ഇതിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കാം
സഗസ്ഷൻ ബോക്സിൽ ഹൌസ്വൈഫ് എന്ന വാക്ക് തിരഞ്ഞെടുക്കുക
എന്നിട്ട് ചങ്ങെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക
അപ്പോൾ കാണുന്ന ചെറിയ ഡയലോഗ് ബോക്സിൽ ഒക് ക്ലിക്ക് ചെയ്യുക
ഇപ്പോൾ ഡോക്യുമെന്റിൽ ശരിയായ സ്പെല്ലിംഗ് കാണാം
മാറ്റങ്ങൾ ഉണ്ടോ ചെയ്യാം
അടുത്തതായി ഒരു സ്റ്റാൻഡേർഡ് ടൂൾ ബാർ ഓപ്ഷൻ ആയ ഓട്ടോകറക്ട് ഓപ്ഷൻ പഠിക്കാം
Spellcheckന്റെ ഒരു എക്സ്റ്റെൻഷൻ ആണ് ഓട്ടോകറക്ട് മെനു ബാറിലെ ഫോർമാറ്റ് ഓപ്ഷനിലെ ഡ്രോപ്പ് ഡൌൺ മെനുവിൽ ഓട്ടോകറക്ട് കാണാം
നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഓപ്ഷനുകൾക്ക് അനുസൃതമായി ഓട്ടോകറക്ട് തനിയെ ഫയൽ ഫോർമാറ്റ് ചെയ്യുന്നു
ഓട്ടോകറക്ട് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് ഇവ തിരഞ്ഞെടുക്കാം
ഓട്ടോകറക്ട് ഡയലോഗ് ബോക്സ് തുറക്കപ്പെടുന്നു
ഓട്ടോകറക്ട് നിങ്ങൾ ടെക്സ്റ്റ് എഴുതുമ്പോൾ തന്നെ അത് ശരിയാക്കുന്നു
ഓപ്ഷൻസ് ടാബിൽ തിരഞ്ഞെടുത്തിട്ടുള്ള ഓപ്ഷൻസിന് അനുസരിച്ച് തിരുത്തലുകൾ നടക്കുന്നു
ഡിലീറ്റ് സ്പേസസ് അട്ട് തെ എൻഡ് ആൻഡ് ബിഗിന്നിംഗ് ഓഫ് പാരാഗ്രാഫ് ഇഗ്നോർ ഡബിൾ സ്പേസസ് തുടങ്ങി വിവിധ ഓട്ടോകറക്ട് ഓപ്ഷനുകൾ ഉണ്ട്
ഇതെങ്ങനെ നടക്കുന്നുവെന്ന് ഒരു ഉദാഹരണത്തിലൂടെ നോക്കാം
നമ്മുടെ റിസ്യൂം ഫയലിൽ ചില സ്ഥലങ്ങളിൽ വാക്കുകൾക്ക് ഇടയ്ക്ക് സിംഗിൾ സ്പേസും മറ്റ് ഇടങ്ങളിൽ ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ സ്പേസ്കളും നല്കുന്നു
ഇപ്പോൾ മുഴുവൻ ടെക്സ്റ്റും സിലക്റ്റ് ചെയ്യുക
മെനു ബാറിലെ ഫോർമാറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
എന്നിട്ട് ഡ്രോപ്പ് ഡൌൺ മെനുവിലെ ഓട്ടോകറക്ട് ക്ലിക്ക് ചെയ്യുക
അവസാനമായി ഓട്ടോകറക്ട് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക
ഓപ്ഷൻസ് ടാബ് ക്ലിക്ക് ചെയ്യുക
ഇഗ്നോർ ഡബിൾ സ്പേസസ് ചെക്ക് ചെയ്തിട്ട് ഒക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ഇനി നിങ്ങൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ wordsന് ഇടയിലുള്ള ഡബിൾ സ്പേസ്കൾ സ്വയമേ ഒഴിവാക്കപ്പെടുന്നു
മനീഷ് എന്ന പേരിന് ശേഷം കർസർ വച്ചിട്ട് കീ ബോർഡിൽ രണ്ട് പ്രാവശ്യം സ്പേസ്ബാർ കൊടുക്കുക
കർസർ ഒരു പ്രാവശ്യം മാത്രമേ നീങ്ങുന്നുള്ളൂ എന്ന് നിങ്ങൾക്ക് കാണാം
സിംഗിൾ സ്പേസിന് ശേഷം സുർനാമെ കുമാർ എന്ന് കൊടുക്കുക
ഓട്ടോ correctന് ഒരു വാക്കിന് അല്ലെങ്കിൽ ഒരു ചുരുക്കെഴുത്തിന് പകരമായി കുറച്ചും കൂടി വലിയ ടെക്സ്റ്റ് നല്കാനുള്ള കഴിവ് ഉണ്ട്
ഷോർട്ട്കട്സ് സൃഷ്ടിക്കുന്നത് വഴി ഇത് ടൈപ്പിംഗ് എഫോർട്ട്സ് കുറയ്ക്കുന്നു
ഉദാഹരണത്തിന് resumeഓഡ്റ്റ് ഫയലിൽ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന വാക്കോ ഒരു കൂട്ടം വാക്കുകളോ ഉണ്ടെന്ന് കരുതുക
ഇത് വീണ്ടും വീണ്ടും ടൈപ്പ് ചെയ്യുന്നത് ക്ലേശകരമാണ്
ഡോക്യുമെന്റിൽ തിസ് ഐഎസ് a സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് എന്ന് ആവർത്തിച്ച് എഴുതണമെന്ന് കരുതുക
ഇതിനായി വേണ്ട ടെക്സ്റ്റിലേക്ക് മാറ്റാൻ കഴിയുന്ന ഒരു ചുരുക്കെഴുത്ത് സൃഷ്ടിക്കാം
ഇപ്പോൾ എസ്ടിപി സ്വയമേ സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് ആകുന്നത് എങ്ങനെയെന്ന് കാണാം
ഫോർമാറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓട്ടോകറക്ട് ഓപ്ഷനിലേക്ക് പോകുക
അവിടെ ഓട്ടോകറക്ട് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക
അപ്പോൾ കാണുന്ന ഡയലോഗ് ബോക്സിലെ റിപ്ലേസ് ടാബിൽ ക്ലിക്ക് ചെയ്യുക
ലാംഗ്വേജ് ഇംഗ്ലിഷ് ഉസ ആണോ എന്ന് നോക്കുക
റിപ്ലേസ് ഫീൽഡിൽ എസ്ടിപി എന്ന ചുരുക്കെഴുത്ത് നല്കുക
വിത്ത് ഫീൽഡിൽ യഥാർത്ഥ ടെക്സ്റ്റ് ആയ സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് കൊടുക്കുക
ഡയലോഗ് ബോക്സിൽ ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ഇത് റിപ്ലേസ്മെന്റ് ടേബിളിൽ കാണുന്നു
ഒക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ഇപ്പോൾ എപ്പോഴൊക്കെ നിങ്ങൾ തിസ് ഐഎസ് a എസ്ടിപി എന്ന ടെക്സ്റ്റ് എഴുതുന്നുവോ അപ്പോഴൊക്കെ എസ്ടിപി സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് എന്ന് മാറുന്നതായി കാണാം
ഒരു ഡോക്യുമെന്റിൽ ഒരു ടെക്സ്റ്റ് ആവർത്തിച്ച് വരുമ്പോൾ ഇത് വളരെ സഹായകരമാണ്
ഇപ്പോൾ മാറ്റങ്ങൾ ഉണ്ടോ ചെയ്യാം
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് ഫൈൻഡ് ആൻഡ് റിപ്ലേസ് സ്പെൽ ചെക്ക് ഓട്ടോകറക്ട് ഒരു അസൈൻമെന്റ് താഴെ പറയുന്ന ടെക്സ്റ്റ് Writerൽ ടൈപ്പ് ചെയ്യുക തിസ് ഐഎസ് a ന്യൂ documentതെ ഡോക്യുമെന്റ് ഡീൽസ് വിത്ത് ഫൈൻഡ് ആൻഡ് റിപ്ലേസ്
ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിലെ ഡോക്യുമെന്റ് എന്ന വാക്കിന് പകരം ഫൈൻഡ് ആൻഡ് റിപ്ലേസ് ഉപയോഗിച്ച് ഫൈൽ എന്നാക്കുക
നിങ്ങളുടെ ഡോക്യുമെന്റിലെ textന് t x t എന്ന സ്പെല്ലിംഗ് നല്കുക
textന്റെ സ്പെല്ലിംഗ് ശരിയാക്കുവാൻ സ്പെൽചെക്ക് ഫീച്ചർ ഉപയോഗിക്കുക
ഇംഗ്ലിഷ് നിങ്ങളുടെ ഡിഫാൾട്ട് ലാംഗ്വേജ് ആക്കുക
ഓട്ടോകറക്ട് ഫീച്ചർ ഉപയോഗിച്ച് തിസ് ഐഎസ് ലിബ്രിയോഫീസ് Writerന് ടിഎൽഡബ്ലു എന്ന ചുരുക്കെഴുത്ത് സൃഷ്ടിക്കുക
എന്നിട്ട് അത് നടപ്പിലാക്കുക
ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്
ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ ഐറ്റ് ബോംബേ